മുഴുവൻ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടപ്പെട്ടതിന്റെകാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ പ്രധാന ഉത്തരവാദികൾ മൂന്നു രാജ്യങ്ങളും അവയുടെ നേതാക്കളുമായിരുന്നു അവ നമുക്കൊന്ന് പരിചയപ്പെടാം. ജർമ്മനി, ഹിറ്റ്ലർ, ഇറ്റലി, മുസോളിനി, ജപ്പാൻ ഹിരോഹിതോ ചക്രവർത്തി എന്നിവരായിരുന്നു ജർമ്മനി കൂടുതലും യൂറോപ്യൻ വൻകര കേന്ദ്രമാക്കി നടന്ന ഒന്നാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികളോട് പരാജയപ്പെട്ട ജർമ്മനി ക്ക് കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ആയിരത്തിതൊള്ളായിരത്തിപത്തൊൻപത്തിൽ ആരിഫിൽ വെച്ച് ഉപ്പിട്ട വേഴ്സായി ഉടമ്പടി പ്രകാരം ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദികൾ ജർമ്മനിയും കൂട്ടരാജ്യങ്ങളുമാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. ഉടമ്പടി പ്രകാരം ജർമ്മനി അക്രമച്ച് കീഴടക്കിയ പ്രദേശങ്ങൾ തിരിച്ചു നൽകാനും സമ്പൂർണ്ണ നിരായുധരീക്ഷണം നടപ്പിലാക്കുവാനും സഖ്യകക്ഷികൾ മതിയായ നഷ്ടപരിഹാരം നൽകുവാൻ ബാധ്യസ്ഥരായി തീരുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ജർമ്മൻ പടയാളികളും ജനങ്ങളും മരിച്ചുവീഴുകയും സാമ്പത്തികമായി താറുമാരാകുകയും ചെയ്തു.

ഉണ്ടാക്കിയത്. കനത്ത നാശനഷ്ടങ്ങളും അപമാനവും സഹിക്കേണ്ടിവന്നു ജർമ്മനി ജനതക്കുള്ളിൽ സംതൃപ്തിപുകയുന്നതിനിടെയാണ് യുദ്ധം കഴിഞ്ഞ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത്. തികച് പത്ത് വർഷം എടുക്കുന്നതിനു മുന്നേതന്നെ ജർമനിയെ ലോകത്തിലെ ഏറ്റവും പറഞ്ഞ എണ്ണം പറഞ്ഞ ശക്തിയായി ഹിറ്റ്ലർമാറ്റിയെടുത്തു. അടുത്തത് അഡോൾഫ് ഹിറ്റ്ലറുടെ ചരിത്രമാണ്. രണ്ടാം ലോകമഹായുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ ഏറ്റവും മുന്നിലെത്തുന്ന പേര്അഡോൾഫ് ഹിറ്റ്ലറിന്റേതാണ്. ജർമ്മനിയെ എങ്ങനെയാണ് ഒരു ലോക ശക്തി റഷ്യൻ, ബ്രിട്ടൻ, അമേരിക്ക എന്നീവൻ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തക്ക കൈവമുള്ളതാക്കിയത്.

യാതനകൾനിറഞ്ഞ ബാല്യം അമ്മയോട് മാത്രമാണ് അടുപ്പം ഉണ്ടായിരുന്നത്. അച്ഛൻ ക്രൂരനും മുരടനും ആയിരുന്നു. ഒരു ചിത്രകാരൻ അവനാഗ്രഹിച്ച ഹിറ്റ്ലർ പക്ഷേ പട്ടാളക്കാരനായിരുന്നു.

വെച്ച് തന്നെ പ്രസംഗ വൈദ്യക്തവും ജൂത വിരോധവും കാരണം പതുക്കെഉയരാൻ തുടങ്ങുകയും പൊതു പ്രസംഗങ്ങൾ നടത്തുവാൻ തുടങ്ങി. തുടർന്ന് Inteligents ഓഫീസറായി നിനക്കപ്പെട്ട ഹിറ്റ്ലർ ജർമ്മൻ വോൾകെയ്സ് പാർട്ടിയിൽ ചേർന്നു. അതിന്റെ സ്ഥാപകരിൽ ഒരാളായ ടെസ്റ്റ്‌ലറുടെ ജൂതകമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും താമസിയാതെ ഹിറ്റ്ലർ പാർട്ടിയുടെ ചീഫ് പ്രൊപഗണ്ട ഓഫീസർ ആയി മാറി പാർട്ടിയുടെ പേര് മാറ്റി നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മനി വർക്കേഴ്സ് പാർട്ടി അഥവാ നാസി എന്നാക്കി. ഹിറ്റ്ലർ തന്നെയാണ് സ്വസ്തികപറുഥി പാർട്ടിയുടെ ചിഹ്നംആക്കിയതും. ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ സ്വിറ്റ്സറിന്റെ നേതൃത്വംത്തിൽഒരു പട്ടാള അട്ടിമറി ശ്രമം ജർമ്മനി യിൽ നടക്കുകയാണ് ഉണ്ടായത് അട്ടിമറി പരാജയപ്പെടുപെടുകയും ആത്മകഥ എഴുതുന്നത് ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് തന്നെ ഹിറ്റ്ലർക്ക് സാമാന്യ നല്ല ജന പിന്തുണയുണ്ടായിരുന്നു

ജർമൻ ദേശീയതയെ

സൽമാൻ

ഞമ്മൾ സുഖമായി അങ്ങനെ പോണു world cup ഒക്കെ കഴിഞ്ഞില്ലേ ഇപ്പോ

ഞാ അർജൻറീനയാണ്

ഓ എന്നാ പിന്നെ പറയടോ അടിച് പൊളിക്കാന്ന് നമ്മൾ cup എടുക്കുവോ cup എടുക്കും എന്താ final എത്തില്ലേ

first eleven ൽ keeper എന്തായാലും മാറ്റി നിർത്തിണ്ടാവു അനക്ക് എന്ന ഇഞ്ചു ഒരു ആർ players ന്റെ പേര് പറഞ്ഞ

ഡി പോൾ പാരഡൈസ് എമി മാർട്ടിനെസ് ആ മതി മതി അനക്കറിയാ നീ അർജൻറീന തന്നെ അഹ് അതെ അർജൻറീനക്കാര ഉഷാറാണല്ലോ അല്ലേ ഇപ്രാവശ്യം

അർജൻറീന നീ ഏതാ അല്ല അർജൻറീന നിനക്ക് favorite player ആരാ മെസ്സി തന്നെ നിനക്കോ എനിക്കും മെസ്സി തന്നെ നിനക്കിഷ്ടമുള്ള colour ഏതാ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഡി പോളിനെ ഡി പോൾ അടിപൊളി കളിയാണല്ലോ മധ്യനിര അവനാണല്ലോ ഭരിക്കുന്നേ ല്ലേ ഓ മധ്യനിരയിലെ ഈ world cuo ൽ എന്താ നല്ല player തന്നെയാണ് നല്ല performance ഉം ഞമ്മൾ first കളി തോറ്റു ന്നെന്നുള്ളു ബാക്കി എല്ല കളിയു അടിപൊളി അടിച്ചുപൊളിച്ചു കളിച്ചുകുണുല്ലേ നിന്റെ അഭിപ്രായം എന്താ നല്ല അഭിപ്രായം തന്നെ first കളി അഹ് പക്ഷേ മറക്കാൻ പറ്റൂല first കളി തോറ്റെങ്കിലും നല്ല കളി കളിച്ചു പക്ഷേ തോറ്റു തോറ്റാൽ എന്താ final എത്തിയില്ലേ അത് തന്നെയല്ലേ ഭാഗ്യം നമ്മക്ക് ഇനി final കാണാം അല്ലേ ശരിയാണ് first കളി തോറ്റണ്ട്ന്നെ എന്താ നല്ലൊരു energy കിട്ടി ജയിക്കണംന്നുള്ള വാശി വന്നു നമ്മുടെ coach ന്റെ പേരെന്താ

കെലോണി world cup ൽ ഇപ്രാവശ്യം ഫ്രാ ഫ്രാൻസ് വലിയ team ന്നുല്ല നമ്മൾ എന്തായാലും cup അടിക്കും sure ആ

cup ഞമ്മക്ക് ഇള്ളതാ ല്ലേ അതെ അതെ ഫ്രാൻസിന് ചെറിയ എന്നാലും കുഴപ്പല്ലാത്ത team ആ ഫ്രാൻസിന്റെ captain ആരാ

ഫ്രാൻസിന്റെ അടിപൊളി player ഉം എംബപ്പേ ആണ് മി mid fielders ആരൊക്കെ mid fielders ഓ ഫ്രാൻസിന്റെ defenders defenders തൊറാനെ കിംബെമ്പേ അവരൊക്കെ തന്നെ നമ്മുടെ അർജൻറീനയുടെ defence തന്നെ അടിപൊളിയാണ് റൊമേറോ ഓർക്കാൻണ്ടിയാ അക്കുനാ മൊണ്ടേൽ എന്താ അടിപൊളി മധ്യനിരയാണ് അനക്ക് ഇഷ്ടപ്പെട്ട defender ആരാ അർജൻറീനയിൽ എനിക്കിഷ്ടപ്പെട്ട റൊമേറോ നിനക്കിഷ്ടപ്പെട്ട ആരെയാണ്

ആഹ് എനിക്കിഷ്ടപ്പെട്ട പുതിയ player ലിസാൻഡ്രോ മാർട്ടിനസ് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടാ അവന് അടിപൊളി player ആ നിനക്കു ആരൊക്കെയാ ഇഷ്ടം mid field ൽ എനിക്കിഷ്ടം ഡി പോൾനെ ഡി പോൾനെയാണോ ഇഷ്ടം പിന്നെ ആരാ പിന്നെ പിന്നെ എനിക്കിഷ്ടം ഗോമസ്

പിന്നെ നമ്മളെ players എത്ര പേരുണ്ട് players squad list ൽ ഇരുപത്തിനാല് പേരുണ്ട് ഇരുപത്തിനാല് ആൾക്കാരും പിന്നെ

നമ്മൾന്താ നാളെ final എപ്പളാ final രാത്രി എട്ടരക്കല്ലേ നീ എവിടെ വച്ചിട്ടാ കളി കാണുന്നെ ഞാനിവിടെ club ൽ വെച്ചിട്ട നീയോ ഞാനും ഞങ്ങളെ നാട്ടിലെ club ൽ വെച്ചിട്ടാ ഞങ്ങടെ നാട്ടിത്തെ screen വലുതാ നിങ്ങടെയോ ഞങ്ങളെയും നാളേക്ക് വേണ്ടി പ്രത്യേകം screen വച്ചിട്ടുണ്ട് അതെ ഞങ്ങളെ ഇവിടെയും പ്രത്യേക വലുതാക്കിയ screen വച്ച്ക്ക അർജൻറീന VS ഫ്രാൻസ് എമ്മാരി ഉഷാർ കളിയാക്കാ തെ നിൻറെ നിനക്ക് എങ്ങനെ നീയൊരു ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാ ഞാനാണെങ്കി ഷൈജുവിനെ പോലെ തന്നെ ഷൈജുനെ എനിക്ക് ഭയങ്കര ഇഷ്ടാ അതെ നാളെ ഇനി മെസ്സി goal അടിക്കുവോ മെസ്സി goal അടിക്കും

ഇന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടു goal

അതെ ഒരു prediction പറയു കളി എത്ര goal ആവും

ഇന്റെ അഭിപ്രായത്തിൽ അർജൻറീന

രണ്ട് team ഉം ഉഷാറാണ് battle യുദ്ധണ് രണ്ട് team ഉം ഉഷാറാണ്

നാളെ എപ്പള കളിന്നാ പറഞ്ഞേ നാളെ എട്ടരയ്ക്ക്

അതെ നീ first കളി കണ്ടിരുന്നോ സൗദി അറേബ്യയോടൊപ്പം ആഹ് first കളി ഉഷാറ് കളി ഏന് പക്ഷേ ഭാഗ്യമില്ല അല്ലേ അതെ ഒരു goal ന തോറ്റേ അത് അടിക്കാനും പറ്റില്ല അവസരങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നീന്നു മെ മെസ്സി പിറ്റത്തെ കളിയളൊക്കെ എമ്മാരി അടിപൊളി കളികള് ല്ലേ ഹും മെക്സിക്കോടൊപ്പം കളിക്ക് മെസ്സിന്റെ goal ഉം മെസ്സിൻറെ super goal ല്ലേ മെസ്സിടെ മെക്സിക്കോന്റെ keeper ഏതെന്നു ഒച്ചാവോ ഒച്ചാവോ മെസ്സി മെസ്സി അന്ന് രണ്ട് goal ആ മൂന്ന് goal ആ ഇട്ടേ

ഒരു goal ഉം ഒര assist ഉം മെക്സിക്കോന്റെ ഒപ്പം ആ മെക്സിക്കോന്റെപ്പം കളി കഴിഞ്ഞിട്ട് ആരൊക്കെയാ അർജൻറീനക്ക് കളി പിന്നെ മെക്സിക്കോന്റെപ്പം കഴിഞ്ഞിട്ട് പോളണ്ട് team ഇല്ലേ ന്റെ team ആണ് പോളണ്ട് അപ്പോ ഒരിക്ക എത്ര score ജയിച്ചേ

അതെ three zero ക്ക് ജയിച്ചു അന്ന് മെസ്സിക്ക് score ചെയ്യാൻ പറ്റില്ല പക്ഷേ നല്ല performance എനു നല്ല performance ആ കാഴ്ച വെച്ചിരുന്നെ ല്ലേ ആഹ് മെസ്സി എന്നെ ആണ് man of the match ഉം ആ കളീൽ ആഹ് അല്ല രണ്ടായി ത്തി ഇരുവന്ത്രണ്ടില് അർജൻറീന cup അടിച്ചു best player ആരായിരിക്കും best player ഏർ മെസ്സി തന്നെ ആയിരിക്കും മെസ്സി മെസ്സിക്ക് എത്ര കിട്ടികുണു മെസ്സിക്ക് ഏഴണം ഇനി അതേ മാരി ഇപ്രാവശ്യത്തെ world cup ഉഷാറാക്കാം നടന്നത് എമ്മാരി ഉഷാറാണ് ല്ലേ അതെ അതെ ഖത്തറിലെ എല്ലാം അടിപൊളിയാണ്

എന്തായാലും super യി കളി വെച്ചിരിക്കുന് final ക്ക് എന്തായാലും super യി നടക്കുകയും ചെയ്യും ചെയ്യും ചെയ്യും ഏത് ground ൽ വച്ചിട്ട കളി ഖത്തർ stadium ത്തിന്റെ പേര് ഏർ തോന്നുന്നു നാളത്തെ final അല്ലെ അതെ നാളത്തെ final stadium അല്ലെ ആഹ് നാളെ ഞമ്മക്ക് കാണാൻ പോകാൻ പറ്റില്ല അല്ലേ

ഇവിടെ വലിയ screen ല് നാളെ എന്തായാലും ഉഷാറായി കളി കാണം നിങ്ങൾ എന്തേലും ഒക്കെ ഒരുക്കിവെച്ചിരിക്കുന്നോ ജയിച്ചാ ജയിച്ചാല് ആഘോഷിക്കാൻ അല്ലേ ജയിച്ചാല് ആഘോഷിക്കാൻ കുറെ cracks ഉം കുറെ പടക്കങ്ങളും കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കുറെ സാധനങ്ങൾ വാങ്ങി വെച്ചുകുണു ഞങ്ങളിവിടെ പടക്കങ്ങൾ പൂത്തിരി കമ്പിത്തിരി അങ്ങനെ കുറെ items ഉണ്ട് നിങ്ങൾ അവിടെ ഞങ്ങൾ അവിടേം മാത്രല്ല കളി ജയിച്ച് കഴിഞ്ഞ ഒരു road show plan ചെയ്യിന്നുണ്ട് road show ഞങ്ങളുമുണ്ട് road show ഞങ്ങൾ ഉഷാറാക്കിലെ അർജൻറീനയുടെ കൊടിയടക്കം വാങ്ങിച്ചു വെച്ചികുണു അതെ അതെ ഇവിടെ ഉണ്ട് കുറേ flag ഉം cut out ഉം എന്തായാലും ജയിക്കണം നാളെ ഞങ്ങൾ ഇവിടെ നാളെ അർജൻറീന ജയിച്ച ബ്രസീലിനെ cut out ഒന്നും ഉണ്ടാവില്ല ഒക്കെ പൊരിച് കീറി കത്തിക്കും

നാളെ എന്തായാലും അർജൻറീന ജയിക്കട്ടെ ജയിക്കട്ടെ ജയിക്കട്ടെ

അതെ എന്തായാലും അർജൻറീനയുടെ ഒരു performance വെച്ച് ജയിക്കും ഇതുവരെയുള്ള കളികളൊക്കെ വച്ചു നോക്കിയാ അതെന്തായാലും നാളെ അർജൻറീന ജയിക്കുമായിരിക്കും ഫ്രാൻസിനെ പേടിക്കേണ്ടത് main striker എം ബാപ്പയാണ് വേറെ ആരാ ഇപ്പോ അയിലുള്ളേ

വേറെ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ നല്ല കളി കളിക്കലുണ്ട്

ഗ്രീസ് മാനും ഉഷാറാണല്ലേ

defence വരാൻ വാണ്ട വാണ്ടയ്ക്ക് അല്ല ല്ലേ വരാന്

നെതർലാൻഡ് ആ കളി മറന്നോ ഇഞ്ച ആ കളി ഉഷാറ് കളിഎനു

എന്താ ചെയ്യാ ഒരു രക്ഷയും ഇല്ലാ അർജൻറീന നല്ല performance നല്ല കളി എന്തായാലും ഇപ്രാവശ്യത്തെ കിരീടം കിട്ടുംന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്രാവശ്യത്തെ ഖത്തർ world cup കിരീടം അത് അർജൻറീനക്ക് തന്നെ തന്നെ

ഞമ്മുക്ക് group set ആക്കി നമ്മളെ അർജൻറീന fans ന് എന്തേലും sweets കൊടുത്താലോ പിന്നെ ജയിച്ചാൽ അതെ അത് നല്ല ഒരു നയം തന്നെയാണ് മെസ്സി ആ cup മ്മ മുത്തം ഇടുന്ന രംഗം നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ എനിക്ക് അലോയിക്കാൻ തന്നെ വയ്യ അത്രക്ക് happiness

കളിച്ചു കഴിഞ്ഞ് കാര്യവും നാളെ cup അടിച്ച മെസ്സിന്റെ മെസ്സി വിരമിക്കുകയാണോ അങ്ങനെയും talk വരുന്നുണ്ട് ഈ world cup കഴിഞ് കഴിഞ്ഞാ മെസ്സി വിരമിക്കുമെന്ന്